ഇന്ത്യ ഏറ്റവും കൂടുതൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നതും സൈന്യത്തെ വിപുലീകരിക്കുന്നതിനും ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റ് ആയുധങ്ങൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയുമാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് മികവുറ്റ സൈന്യവും ഇക്കാലത്ത് ഉണ്ട്. ഇതോടുകൂടി ലോ കയുടെ~ ലോകത്തിൻടെ സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിർത്തുകയാണ് നമസ്കാരം. ഒരു portuguese professional football റെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഒരു portuguese footballer ണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ. നിലവിൽ പോർച്ചുഗൽ ദേശീയ team ന് വേണ്ടിയും അൽ നസർ team ന് വേണ്ടിയും കളിക്കുന്ന ഇദ്ദേഹത്തെ ലോകത്തിലെ എക്കാലത്തെയും മികച്ച football കളിക്കാരിൽ ഒരാളായാണ് കണക്കാക്കുന്നത്. രണ്ടായിരത്തിയെട്ട് റൊണാൾ‍ഡോ തന്റെ ആദ്യ യുവെഫ champions league നേടി. കലാ~ശക്കളിയിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞടുക്കപ്പെടുന്നത് ഇദ്ദേഹമായിരുന്നു. അതേ വർഷം റൊണാൾഡോ ഫിഫ വേൾഡ് ഓഫ് പ്ലയെർ ദി ഇയർ ആയും

നെതർലൻഡ് താരം ജോഹാൻ ക്രൈഫ് റൊണാൾഡോവിന് ജോർജ് ബെസ്റ്റ്നും ഡെന്നിസ് ലോവിനും മുകളിൽ സ്ഥാനം കൊടുത്തു. രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തെ ബാലൻ ഡിയൊർ പുരസ്കാരം കൂടി നേടിയതോടെ football ചരിത്രത്തിൽ പ്രധാനതാരങ്ങളിൽ ഒരാളായി. രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് season റൊണാൾഡോയുടെ career ലെ ഏ~ഏറ്റവും മികച്ച season യി കണക്കാക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വിപണനപരവും പ്രശസ്തവുമായ കായികതാരങ്ങളിലൊരാളായ റൊണാൾഡോ രണ്ടായിരത്തിപതിനാറിലും പതിനേഴിലും sports ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന athlete ആയും രണ്ടായിരത്തിപതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപതുവരെ ESPN ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തെരഞ്ഞടുക്കപ്പെട്ടു. സമയം ഏറ്റവും കൂടുതൽ ആഹ് നൂറു പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. രണ്ടായിരത്തിപതിനാലിൽ ലോകത്തെ സ്വാധീനിച്ച ആളുകൾ അവരുടെ career ൽ ഒരു billion dollar സമ്പാദിച്ച ആദ്യത്തെ football കായികതാരമാണ് റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കുടുംബവും കൊടും ദാരിദ്രത്തിലായിരുന്നു. ഇനി ഒരു മകനെ കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിനില്ലായിരുന്നു. അത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്റ്റ്യാനോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഗർഭവസ്ഥയിൽ റൊണാൾഡോയെ ചൂടുള്ള beer കുടിച്ച്‌ ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചു. പ്രതിസന്ധികളെ യെല്ലാം മറികടന്ന് കുഞ്ഞ് റോണോ, റോണോ ജനിച്ചു. കരിസ്റ്റിയാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ football ആ നേടി football ചരിത്രത്തിൽ ഏറ്റവും ആഹ് സ്വാധീനമുള്ള ഒരു വ്യക്തിയായി മാറി. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിന് പോർച്ചുഗലിലെ മദീറയിൽ ഫുൻ‌ചാലിലാണ് ജനിച്ചത്. അദ്ദേഹം ജോസേ ഡീനിസ് അവീറോ, അമ്മ മറിയ ഡൊളോറസ് ഡോസ് സാന്റോസ് അവീറോ. തൻ്റെ പ്രിയപ്പെട്ട നടനം അന്നത്തെ American President മായ റൊണാൾഡ് റീഗന്റെ പേരാണ് അച്ഛൻ തൻ്റെ ഇളയ മകന് ഇട്ടത്. റൊണാൾഡോവിന് ഹ്യൂഗോ എന്ന ഒരു ജ്യേഷ്ഠനും എൽമ, ലിലിയാന കാഷിയ എന്ന രണ്ട് ജ്യേഷ്ഠത്തിമാരും ഉണ്ട്. റൊണാൾഡോ വളർന്നു വന്നത് Portuguese club ബെൻഫീക്ക പ്രേമിയായിട്ടാണ്. എട്ടാം വയസ്സിൽ amateur team ആയ ആന്‍റിയോക്ക് വേണ്ടി കളിച്ചു. ആയിരത്തിത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നാസിയോൺലിൽ ചേർന്നു. അവിടെ cup ജയിച്ചതിനെ തുടർന്ന് sporting ലേക്ക് മൂന്ന് ദിവസത്തേക്ക് പോയ റൊണാൾഡോക്ക് അവർ കരാറ് കൊടുത്തു എന്നും പറയപ്പെടുന്നു. sporting city റൊണാൾഡോ sporting ലെ മറ്റ് യുവ താരങ്ങളോടൊപ്പം sporting ന്റെ youth academy ആയ അൽക്കോച്ചിറ്റിൽ പരിശീലനം തുടങ്ങി. sporting ലെ under ആഹ് seventeen, under sixteen B Team എന്നീ first team എന്നിവയിൽ ഓരോ season ൽ കളിച്ച അദ്ദേഹം ഒരു കളിക്കാരനാണ് റൊണാൾഡോ. sporting ന് വേണ്ടിയുള്ള തന്റെ ആദ്യ കളിയിൽ രണ്ട് goal കൾ നേടി റൊണാൾഡോ ശ്രദ്ധേയനായ CR7 യി മാറി. പതിനഞ്ചാം വയസ്സിൽ racing heart എന്ന സ്ഥിര, സ്ഥിതി പിടിപെട്ട റൊണാൾഡോവിനെ അമ്മയുടെ അനുമതിയോടെ sporting അധികൃതർ ആശുപത്രിയിൽ ചേർത്തു. ഇവിടെ laser ഉപയോഗിച്ച് operation നടത്തിയതിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റോണോ പരിശീലനം വീണ്ടും തുടങ്ങി. ആഹ് റൊണാൾഡോയുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞ അന്നത്തെ ലിവർപൂൾ manager ആയിരുന്ന ആയിരുന്നു. പക്ഷേ ലിവർപൂൾ അന്ന് റൊണാൾഡോയെ തങ്ങളുടെ team ൽ ചേർത്തില്ല. റൊണാൾഡോക്ക് തീരേ ചെറുപ്പമാണെന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ച് സമയം കൂടി വേണ്ടിവരുമെന്നും അവർ കാരണം പറഞ്ഞു. പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ എസ്റ്റാഡിയോ ജോസേ അഹ് എന്ന ലിസ്ബണിലെ കളിക്കാരന്റെ ഉദ്ഘാടന മത്സരത്തിൽ sporting മാഞ്ചെസ്റ്റർ യുണൈറ്റഡിനെ തോല്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട മാഞ്ചെസ്റ്റർ താരങ്ങൾ അദ്ദേഹത്തെ manager ആയ സർ അലക്സ് ഫെർഗ്ഗുസ്സന്റെ ശ്രദ്ധ റൊണാൾഡോയിലേക്ക് തിരിച്ചുവിട്ടു. രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് season ശേഷം റൊണാൾഡോ million എന്ന തുകക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി കരാറിൽ ഒപ്പ് വെച്ചു. ഇതോടെ manchester ൽ വരുന്ന ആദ്യത്തെ portuguese താരമായി റൊണാൾഡൊ. ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ manager ട് jersey number ഇരുപത്തിയെട്ട് ആവശ്യപ്പെട്ടു. അഹ് ഇതിന് കാരണം jersey number ഏഴ് അണിയുന്ന കളിക്കാരുടെ മേൽ ഒരുപാട് പ്രതീഷ്~പ്രതീക്ഷകളുണ്ട്. united ഇതിഹാസ താരങ്ങളായ ജോർജ് ബെസ്റ്റ്, ബ്രയാൻ റോബ്സൺ, എറിക് കാന്റൊണാ, ഡേവിഡ് ബെക്കാം, തുടങ്ങിയ united number, number ഏഴ് കളിക്കാരുടെ പ്രകടനങ്ങൾ കണ്ട് ശീലിച്ച ആരാധകർ അടുത്ത കളിക്കാരനിൽ നിന്നും അതേ നിലവാരത്തിലുള്ള പ്രകടനങ്ങൾ പ്ര~പ്രതീക്ഷിക്കും. റൊണാൾഡോ തന്നെ പറഞ്ഞിട്ട്, ഞാൻ manchester ൽ ചേർന്ന ശേഷം manager എന്നോട് ചോദിച്ചു എനിക്ക് ഏത് jersey number വേണമെന്ന്. ഞാൻ ഇരുപത്തിയെട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ, അദ്ദേഹം പറഞ്ഞു, അല്ല, നീ number ഏഴ് തന്നെ അണിയും. ആ പ്രശസ്ത jersey എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി. പ്രതീക്ഷകൾ അതെന്നെ നിർബ്ബന്ധിച്ചു. റൊണാൾഡോ united ന് വേണ്ടി ആദ്യമായി കളിക്കളത്തിൽ ഇറങ്ങിയത് ബോൾട്ടൺ

റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താന്മാരുടെ ആയിരത്തി ഒന്നാമനായി goal goal നേടിയത്. രണ്ടായിരത്തിഅഞ്ച് October ഇരുപത്തൊൻപതാം തീയതി മിഡിൽ‌ ബ്രയവിനോട് തോറ്റ കളിയിൽ ആ season ൽ റൊണാൾഡോ ആകെ മൊത്തം പത്ത് goal കൾ നേടി. രണ്ടായിരത്തിഅഞ്ചിൽ ആരാധകർ റൊണാൾഡോവിനെ ഫിഫ്പ്രോ സ്പെഷൽ പ്ലെയർ ഓഫ് ദി ഇയർ എന്ന് തെരഞ്ഞടുക്കപ്പെട്ടു. രണ്ടായിരത്തി ആറ് November, December മാസങ്ങളിൽ തുടർച്ചയായി രണ്ട് തവണ റൊണാൾഡോ ബാൻക്ലേസ് പ്ലെയർ ഓഫ് ദി മന്ത് ആയി തെരഞ്ഞടുക്കപ്പെട്ടു. ആറ് കളികളിൽ നിന്നും ഏഴ് goal കളാണ് നേടിയത് റൊണാൾഡോ ഈ ബഹുമതികൾക്ക് അർഹനായത്. ഇംഗ്ലീഷ് premier league ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ട് തവണ ഈ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനാണ് റൊണാൾഡോ. ഡെന്നിസ് ബെർകപ്, റോബി ആഹ് ഫോയർ, എന്നീ കളിക്കാരാണ് റൊണാൾഡോവിന് മുമ്പ് ഈ നേട്ടം കൈവരിച്ച കളിക്കാർ.

March രണ്ടായിരത്തിയേഴ് spanish club യ റയൽ മാഡ്രിഡ് റൊണാൾഡോവിനെ സാന്റിയാഗോ ബർബോവിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എൺപത് million വരെ കൊടുക്കാൻ തയ്യാറാണെന്ന വാർത്ത പരന്നു. പക്ഷേ, റൊണാൾഡോ united മായി അഞ്ച് വർഷത്തെ കരാർ ഒപ്പു വെച്ചു ആഴ്ചയിൽ നൂറ്റിയിരുപത് എന്ന ശമ്പള തുകക്ക്. മാഞ്ചെസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരന് ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളമായിരുന്നു രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തിയെട്ട്. തൻ്റെ career ൽ ആദ്യമായി യുവേഫ champions league കിരീടം നേടിയ season ണിത്. മെക്സികോവിൽ വെച്ച് നടന്ന final ൽ ചെൽസിക്കെതിരായി goal നേടാനും ക്രിസ്റ്റിയാനോയ്ക്കായി. ആ season ൽ champions league top scorer ആവാനും അദ്ദേഹത്തിനായി. Final ലിൽ penalty shootout ൽ penalty പാഴാക്കിയെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് goalkeeper എഡ്വിൻ വാൻ ഡെർ ആഹ് save കൾ പിൻബലത്തിൽ united ജയിച്ചു. ആ season ൽ തന്നെ ഇംഗ്ലീഷ് premiere league ഉം ക്രിസ്റ്റിയാനോ നേടി. അതു വരെയുള്ള season ൽ ക്രിസ്റ്റിയാനോയുടെ മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തിയെട്ട്. രണ്ടായിരത്തിഒൻപത് വേനൽ transfer ആഹ് transfer ജാലകത്തിലാണ് റൊണാൾഡോ റയൽ മാഡ്രിഡിന്റെ ചേർ ആഹ് ചേക്കേറുന്നത്. അന്നത്തെ ഏറ്റവും ഉയർന്ന വിലക്കായിരുന്നു ഈ കൂടുമാറ്റം. ആദ്യ season ൽ ഒമ്പതാം number jersey ആണ് ക്രിസ്റ്റ്യാനോ അണിഞ്ഞത്. റയൽ ഇതിഹാസമായിരുന്ന റൗൾ ഏഴാം number jersey അണിഞ്ഞത് കൊണ്ടായിരുന്നു ക്രിസ്റ്റ്യാനോ ഒമ്പതാം number jersey തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ റയലിലേക്ക് എൺപതിനായിരം പേർ സ്വാഗതം ചെയ്യാനായി റയലിന്റെ home ground യ സാൻറ്റിയോഗോ ബെർബ്യുണയിൽ തടിച്ചുകൂടി. ഇത് ഒരു ലോക record ണ്. Club ഇതിഹാസമായ ആൽഫ്രഡോ ഡിസ്റ്റോ ഡിസ്റ്റഫോണയ്റ്റ് ക്രിസ്റ്റ്യാനോയ്ക്ക് jersey കൊടുത്ത് club ലേക്ക് സ്വാഗതം ചെയ്‌തു. റയലിനായി ക്രിസ്റ്റ്യാനോ അരങ്ങേറ്റം കുറിച്ചത് ഡീപോർട്ടാവ ലാ . ആ മത്സരത്തിൽ തന്നെ ക്രിസ്റ്റ്യാനോ തന്റെ ആദ്യ goal നേടുകയും ചെയ്തു. സൂറിച്ചിന് എതിരായ മത്സരത്തിൽ രണ്ടു അമിതമനോഹരമായ free kick കളോടെ റയലിനായി ക്രിസ്റ്റ്യാനോ score ചെയ്തു തുടങ്ങി. പിന്നീട് ക്രിസ്റ്റ്യാനോക്കെതിരായ പരിക്കുകൾ വലച്ചു. അതുകൊണ്ടു തന്നെ ആദ്യ season ൽ കിരീടങ്ങളൊന്നും നേടാൻ ക്രിസ്റ്റ്യാനോയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ തന്റെ ആദ്യ season ൽ തന്നെ മുപ്പത്തിമൂന്ന് goal കൾ നേടാൻ ക്രിസ്റ്റ്യാനോയ്‌ക്കായി. മലാഗക്കെതിരായ ഒരു മത്സരത്തിൽ hat trick നേടാൻ ക്രിസ്റ്റ്യാനോയ്‌ക്കായി. കിരീടങ്ങളെക്കു ആഹ് കിരീടങ്ങൊളൊന്നും നേടാനാകാതെ തുടർന്ന് coach മാനുവൽ പെല്ലിഗ്രിനിയെ പുറത്താക്കുകയും ആ season ൽ ഇൻറ്റർ മിലന് portuguese coach ജേസെ മൌറീനോയുടെ coach അവയും ചെയ്തു. ബാർസലോണക്കെതിരെ നടന്ന സ്പാനിഷ് super cup ന്റെ ആദ്യ പാദ മത്സരത്തിൽ റൊണാൾഡോ ആദ്യ goal നേടി. മെസ്യൂട്ട് ആഹ് ഓസിൽ എടുത്ത corner kick ൽ നിന്നും ആഹ് header ലൂടെയായിരുന്നു goal. മത്സരത്തിൽ റയൽ മൂന്ന് രണ്ടിന് തോറ്റു. ആ season ൽ ആഹ് റൗലിൻഡ് German club യ ഷാൽക്കെയിലേക്കുള്ള കൂടുമാറ്റം മൂലം തൻ്റെ ഇഷ്ട്ടപെട്ട number ഏഴ് jersey number ലഭിച്ചു. ആ season racing മായിരുന്ന റൊണാൾഡോ ഒരു കളിയിൽ തന്നെ നാല് goal കൾ നേടി. ആ season ൽ തന്നെ അത്ലറ്റികോ ബിൽബാവോ, ആഹ് ലെവൻറ്റെ, വിയ്യാറർ, മാലാഗ ഗെറ്റാഫെ എന്നീ team കൾക്കെതിരെ ക്രിസ്റ്റ്യാനോ hat trick നേടി. അത് കൂടാതെ നാല് goal കൾ നേടാൻ അദ്ദേഹത്തിനായി. എന്നാൽ നാൽപത് goal കളുമായി ആ season ലെ ഏറ്റവും അധികം ലാലിഗ top scorer യി trophy നേടിയെങ്കിലും റയൽ മാഡ്രിഡിന് league വിജയിക്കാനായില്ല. ആദ്യം season ൽ ആഹ് അമ്പത്തിമൂന്ന്‌ goal, goal ഇദ്ദേഹം നേടിയത്. സ്പാനിഷ് league ഉം champions league ഉം നഷ്ടപ്പെട്ടെങ്കിലും ആ season ലെ കോപ്പ നേടാൻ റയലിനായി. ബാർസലോണയ്‌ക്കെതിരായ final ൽ നൂറ്റിമൂന്നാം minute ൽ ഒരു bullet header ലൂടെ റൊണാൾഡോ വിജയ goal നേടി. ആ season ൽ ക്രിസ്റ്റ്യാനോ തൻ്റെ ആദ്യത്തെ സ്പാനിഷ് league നേടി. നാല്പത്തിയാറ്‌ goal കളുമായി അദ്ദേഹം തന്റെ തന്നെ record അഹ് തിരുത്തി. റയൽ സരഗോസ, , അലാഗ,

തന്റെ നൂറാം goal അദ്ദേഹം നേടി. വെറും തൊണ്ണൂറ്റിരണ്ട്‌ കളികളിലായിരുന്നു ഈ നേട്ടം. റയലിന് വേണ്ടി ഏറ്റവും വേഗം നൂറ് goal കൾ തികച്ച കളിക്കാരനാണ് record ഉം ഇതോടെ ക്രിസ്റ്റ്യാനോയുടെ പേരിലായി. ഒരൊറ്റ season ൽ ബാക്കിയുള്ള പത്തൊൻപത് team കൾക്കുമെതിരെയും goal അടിച്ച ആഹ് ആദ്യ താരമായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അതിൽ ബാർസലോണക്കെതിരെ അവരുടെ മൈതാനത്ത് ക്യാമ്പ് നൗ വെച്ച് നേടിയ goal റയലിന്റെ ലാ ലിഗ വിജയം ഉറപ്പാക്കി. ആ goal അടിച്ച ശേഷമുള്ള അദ്ദേഹത്തിന്റെ കാൽമ, കാൽമ ആഹ് സമാധാനപ്പെടുത്തൽ നിസമാധാനപ്പെടുത്തി celebration വളരെ പ്രശ്‌നമായിരുന്നു. പിന്നീട്‌ ബാഴ്സയ്ക്കെതിരെ goal അടിക്കുമ്പോഴെല്ലാം ബാഴ്സയ്ക്കെതിരെ goal അടിക്കുമ്പോഴെല്ലാം റൊണാൾഡോ ഈ celebration ആണ് പൊതുവെ ഉപയോഗിക്കാറ്. നൂറ് point കളോടെ റയൽ ആ വർഷം ലാ ലീഗ നേടി. നൂറ് point കൾ എന്നത് ഒരു spanish record യിരുന്നു. എന്നാൽ ആ വർഷം champions league semi final ൽ ബയേൺ മ്യൂണിച്ചുമായി ര~രണ്ട് goal കൾ നേടി എങ്കിലും റയൽ penalty shootout ൽ പുറത്തായി. പുതിയ season റൊ~റൊണാൾഡോ തുടങ്ങിയത് ബാഴ്സയ്ക്കെതിരെ സ്പാനിഷ് super cup നേടിയാണ്. പിന്നീട് ലാ ലീഗയിൽ ക്യാമ്പ് നൗവിൽ വെച്ച് രണ്ട് രണ്ട് സമനിലയിൽ goal നേടി തുടർച്ചയായി ആറ് എൽ ക്ലാസ്സിക്കോയിൽ goal നേടുക എന്ന record ക്രിസ്റ്റ്യാനോ സ്വന്തമാക്കി. dutch club യ അയാക്സിനെതിരെ മൂന്ന് goal കൾ അടിച്ചു ക്രിസ്റ്റ്യാനോ madrid നായി തൻ്റെ ആദ്യ champions league hat trick നേടി. റയൽ മാഡ്രിഡിൽ വന്നതിന് ശേഷം ആദ്യമായി european കിരീടം നേടിയ season യുവേഫ champions league ഉം ലാ ലീഗ തന്റെ മൂന്നാമത്തെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് നേടുകയും ചെയ്തു. റയൽ മാഡ്രിഡിനായി അയ്മ്പത്തൊന്ന് goal കൾ നേടി. യുവേഫ super cup ഉം ആഹ് club വേൾഡ് കപ്പും നേടിയ റൊണാൾഡോ season ലെ യുവേഫ champions league ലും ലാ ലീഗയിലും top scorer ആകുകയും തന്റെ നാലാമത്തെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് നേടുകയും ചെയ്തു. റൊണാൾഡോ റയൽ മാഡ്രിഡിനായി അറുപത്തിയൊന്ന് goal കൾ നേടി. ക്രിസ്റ്റ്യാനോ തന്റെ career ലെ മൂന്നാം യുവേഫ champions league കിരീടം നേടിയ season തുടർച്ചയായി അദ്ദേഹം champions league ലെ top scorer യി. season ൽ അയ്മ്പത്തിയൊന്ന് goal കളാണ് അദ്ദേഹം റയലിനായി നേടിയത്. സ്പാനിഷ് league ൽ ആഹ് എസ്പാനോളിനെതിരെ അഞ്ച്, അഞ്ച് goal കളും ഒര, ഒരു, ഒരു assist മായി ലാലിഗയിൽ റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ goal നേടുന്ന താരമായി. champions league ൽ എതിരായ hat trick മായി തുടങ്ങിയ റൊണാൾഡോ മാൽമോക്കെതിരെ double ഉം നേടി. രണ്ടാം പാദ group മത്സരത്തിൽ ഹെക്റ്ററിനെതിരെ രണ്ട്‌ goal ഉം മാൽമോക്കെതിരെ നാല് goal കളും അടിച്ചു കൂട്ടി group stage പൂർത്തിയാക്കി. pre quarter ൽ റോമക്കെതിരെ ഇരു പാദങ്ങളിലും ഓരോ goal വീതം നേടിയപ്പോൾ quarter ൽ ആദ്യ പാദത്തിൽ German club വൂൾസ് ബർഗ് രണ്ട് goal കൾ lead നേടി റയലിനെ അട്ടിമറിച്ചു. എന്നാൽ രണ്ടാം പാദത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തികൊണ്ട് ക്രിസ്റ്റ്യാനോ തന്റെ മാസ്മരിക പ്രകടനം പുറത്തെടുത്തു. ക്രിസ്ത്യാനോയുടെ hat trick ൽ റയൽ മൂന്ന് രണ്ടിന് semi യിൽ കയറി. final ൽ വീണ്ടും അത്ലറ്റിക്കോ റയൽ പോരാട്ടം penalty shootout ലേക്ക് നീണ്ട മത്സരത്തിൽ ക്രിസ്ത്യാനോ റയലിനെ അവസാന kick ലക്ഷ്യം കണ്ടു. റയൽ വീണ്ടും യൂറോപ്പിലെ രാജാക്കന്മാർ, ആഹ് ലാ~ലാ നേടി യൂറോപ്പിൽ തങ്ങളുടെ ആധിപത്യം വീണ്ടെടുത്തു.

വേൾഡ് കപ്പും അവർ നേടി. season ൽ ക്രിസ്റ്റ്യാനോ റയലിനായി നാല്പത്തിരണ്ട്‌ goal കളാണ് നേടിയത്. വർഷങ്ങൾക്ക് ശേഷം റയൽ ലാ ലിഗ നേടിയത് ഈ season ലാണ്. ക്രിസ്റ്റ്യാനോയുടെ രണ്ടാമത്തെ ലാ ലിഗ trophy ആയിരുന്നു അത്. ഈ ലാ ലീഗയിൽ ക്രിസ്റ്റ്യാനോ ഇരുപത്തിയഞ്ച് goal കൾ season ൽ നേടി. അഹ് season ൽ ഉടനീളം റയൽ മാഡ്രിഡ് goal വഴങ്ങി പിന്നീട് തിരിച്ചു വന്ന കാഴ്ചയായിരുന്നു. league ൽ ക്രിസ്റ്റ്യാനോ അൽവാസ് ആഹ് അൽവാസിനെതിരെയും അത്ലറ്റികോ മാഡ്രിഡിനെതിരെയും hat trick അടിച്ചപ്പോൾ സ്പോർട്ടിങ്, ജിജോൺ, ലാസ് പാൽമാസ്, സെവിയ്യ, സെൽറ്റ വീഗൊ team കൾക്കെതിരെ രണ്ട് goal വീതം നേടി.

നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചാണ് അഥവാ climate change കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യമായതും പതിറ്റാണ്ടുകളോ ദശലക്ഷക്കണക്കിനോ വർഷങ്ങൾ നീണ്ടുനിൽക്കുന്നതുമായ മാറ്റത്തെയാണ് സാധാരണയായും കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ശരാശരി കാലാവസ്ഥ മാനകങ്ങളിലെ വ്യതിയാനമോ രൂക്ഷമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന തോതിലെ മാറ്റമോ ഇക്കൂട്ടത്തിൽപ്പെടുന്നു പ്രതിഭാസങ്ങളിലെ മാറ്റങ്ങൾ അതായത് ജൈവജന്യമായ പ്രക്രിയകൾ സൂര്യപ്രകാശയത്തിലെ മാറ്റങ്ങൾ light techtonic അഗ്നിപർവ്വത സ്ഫോടനം പ്രകൃതിയിലെ മനുഷ്യജന്യമായ മാറ്റങ്ങൾ എന്നിവ ഇതിന് കാരണമായേക്കാം നിലവിൽ ആഗോളതാപനത്തിനും കാലാവസ്ഥ വ്യതിയാനത്തിനുമുള്ള പ്രധാന കാരണങ്ങൾ മനുഷ്യരുടെ ഇടപെടലുകളാണ് പല മാർഗങ്ങളിലൂടെ ഭൂമിയിലെ ഭൂതകാല കാലാവസ്ഥ വ്യതിയാനങ്ങളെ പറ്റി മനുഷ്യൻ കൂടുതൽ വിവരങ്ങൾ നേടിക്കൊണ്ടിയിരിക്കുകയാണ് കൂടാതെ ഏർ കാലാവസ്ഥ വ്യതിയാനം ഒരുതരത്തിൽ പറഞ്ഞാ അത് ആഗോളതാപനത്തെയും ബാധിക്കുന്നു അല്ലെങ്കിൽ ആഗോളതാപനത്തെയും വിവരിക്കുന്നു ആഗോളശരാശരി താപനിലയിലെ വർദ്ധിച്ചുവരുന്ന വർദ്ധനവ് ഭൂമിയുടെ കാലാവസ്ഥ വ്യവസ്ഥയിൽ അതിൻ്റെ സ്വാധിനം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

fossil ഇന്ധനങ്ങൾ ഇന്ധനത്തിൻ്റെ ഉപയോഗം വനനശീകരണം ചില കാർഷിക വ്യാവസായിക രീതികൾ എന്നിവ ഹരിതഗ്രഹവാതകങ്ങൾ വർധിപ്പിക്കുന്നു carbon dioxide ഉം methane ഉം ഹരിത ഗൃഹവാതകങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നും ചൂടായതിനുശേഷം ഭൂമി പ്രസരിപ്പിക്കുന്ന താപത്തിൻ്റെ ഒരു ഭാഗം ആകിരണം ചെയ്യുന്നു ഈ വാതകങ്ങളുടെ വലിയ അളവുകൾ ഭൂമിയുടെ താഴ്ന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ താപം കൊടുക്കുന്നു ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്നു കാലാവസ്ഥ വ്യതിയാനം കാരണം മരുഭൂമികൾ വികസിക്കുന്നു അതെ സമയം ചൂട് തരംഗങ്ങളും കാട്ടുതീയും കൂടുതൽ സാധാരണവുമാണ് arctic ലെ വർദ്ധിച്ചുവരുന്ന ചൂട് നിർമ്മാണ പ്രവർത്തി ഉരുകുന്നതും ഹിമാനികളുടെ പിൻവാങ്ങലിനും കടൽ ഹിമ നഷ്ടത്തിനും കാരണമായി ഉയർന്ന താപനില കൂടുതൽ തീവ്രമായ കൊടുംകാറ്റുകൾ വരൾച്ചകൾ മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവക്ക് കാരണമാകുന്നു പർവ്വതകങ്ങൾ പവിഴപുറ്റുകൾ arctic പ്രദേശങ്ങൾ എന്നിവയിലും എന്നിവയിലെ ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റം പല ജീവവർഗങ്ങളെയും മാറ്റി സ്ഥാപിക്കാനോ വംശനാശം സംഭവിക്കാനോ നിർബന്ധിതരാകുന്നു ഭാവിയിലെ ചൂട് കുറക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചാലും ചില സ്ഥലങ്ങൾ നൂറ്റാണ്ടുകളോളം തുടർന്നേക്കാം സമുദ്രത്തിലെ താപനം സമുദ്രത്തിലെ അമിളീകരണം സമുദ്രനിരപ്പ് ഉയരൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ കാലാവസ്ഥ വ്യതിയാനം ജനങ്ങളെ വർധിച്ച വെള്ളപ്പൊക്കം കൊടും ചൂട് വർധിച്ച ഭക്ഷണ ജലദൗർബല്യം കൂടുതൽ രോഗങ്ങൾ സാമ്പത്തിക നഷ്‌ടം എന്നിവയും ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു മനുഷ്യ കുടിയേറ്റവും സംഘട്ടനവും ഒരു ഫലമാകാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആ ലോ ആഗോള ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ് കാലാവസ്ഥ വ്യതിയാനത്തെ ലോകാരോഗ്യ സംഘടന ആഹ് വിളിക്കുന്നത് കൂടാതെ താപനം പരിമിതപെടുത്താനുള്ള നടപടി ഇല്ലാത്ത നടപടി ഇല്ലാതെ സമൂഹങ്ങളും ആവാസവ്യവസ്ഥകളും ഭാവിയിൽ കൂടുതൽ ഗുരുതരമായ അപകട സാധ്യതകൾ അനുഭവിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണ നടപടികളിലൂടെയോ വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളകളിലൂടെയോ കാലാവസ്ഥ വ്യതിയാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അപകടസാധ്യതകൾ കുറക്കുന്നു എന്തുതന്നെ ആയാലും വർദ്ധിച്ചുവരുന്ന ചൂട് ചൂട് കൊണ്ടിട്ട് ഒരിക്കലും സാധ്യമല്ല ആഗോളഭഹിർഗമനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ദരിദ്ര രാജ്യങ്ങളാണ് എന്നിട്ടും അവർക്ക് പൊരുത്തപ്പെടാനാകാത്ത കഴിവ് കുറവാണ് പൊരുത്തപ്പെടാനുള്ള കഴിവ് തന്നെ കുറവാണ് നിലവിലെ ഒന്നേ point രണ്ട് degree celsius താപനിലയിൽ പല കാലാവസ്ഥ വ്യതിയാന ആഘാതങ്ങളും ഇതിനകം തന്നെ അനുഭവപ്പെടുന്നുണ്ട് അധിക താപനം ഈ ആഘാതങ്ങൾ വർധിപ്പിക്കുകയും green land മഞ്ഞുപാളികൾ ഉരുകുന്നത് പോലെയുള്ള tipping point കൾക്കും കരണമാവുകയും ചെയ്തേക്കാം കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടി പ്രകാരം രണ്ട് degree celsius ൽ താഴെ ചൂട് നിലനിർത്താൻ രാജ്യങ്ങൾ കൂട്ടായി സമ്മതിച്ചു എന്തുതന്നെയായാലും അനാറിന് കീഴിലുള്ള പ്രതിജ്ഞകളോട് നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് തന്നെ ആഗോളതാപനം ഇപ്പോഴും രണ്ടേ point ഏഴ് degree celsius എന്ന് തന്നെ ആയി തുടരുന്നു ഉയരുന്നു ഒന്നേ ആഹ് point അഞ്ച് degree celsius ആയി താപനം പരിമിതപ്പെടുത്തുന്നതിന് രണ്ടായിരത്തി മുപ്പതോടെ ഉത്തമനം പകുതിയായി കുറയ്ക്കുകയും രണ്ടായിരത്തി അമ്പതോടെ അറ്റ പൂജ്യം ഉ ത്തമനം കൈവരിക്കുകയും ചെയ്യുന്നു ചെയ്യും പുറന്തള്ളൽ കുറയ്ക്കുന്നതിന് fossil ഇന്ധനങ്ങൾ കത്തിക്കുന്നതിനേക്കാൾ കുറഞ്ഞ carbon സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിക്കേണ്ടതുണ്ട് ഈ മാറ്റത്തിൽ കൽക്കരി പ്രകൃതി വാതകം ഉപയോഗിച്ചുള്ള വൈദ്യുത നിലയങ്ങൾ നിർത്തലാക്കൽ കാറ്റ് സൗരോ കാറ്റ് സൗരോർജം മറ്റ് തരത്തിലുള്ള പുനരുല്പാദിപ്പിക്കാൻ ആവുന്ന ഊർജം എന്നിവയുടെ ഉപയോഗം ഗണ്യമായി വർധിപ്പിക്കൽ ഊർജ ഉപയോഗം കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ carbon പുറന്തള്ളാത്ത hospital ലിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഗതാഗത ഗതാഗതത്തിനും കെട്ടിടങ്ങൾ ചൂടാക്കുന്നതിനും വ്യവസായിക സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും fossil ഇന്ധനങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് അന്തരീക്ഷത്തിൽ നിന്നും carbon നീക്കം ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് വനവിസ്‌തൃതി വർധിക്കും മണ്ണിൽ carbon പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള കൃഷികളൊക്കെയാണ് ഇതിന് സാധാരണയായും ഉദാഹരണങ്ങളായി പറയാനുള്ളത് കൂടാതെ കാലാവസ്ഥ വ്യതിയാനം കേരളത്തിലും വളരെ വലിയ രീതിയിൽ ആശ്വാസപ്പെടണം ലോകത്താകമാനം കാലാവസ്ഥ മാറ്റി മറിക്കുന്നു മാറ്റി മറിയുന്നു സമീപകാലത്തായി ഈ മാറ്റത്തിന് വേഗത കൂടി മിന്നൽ പ്രളയവും ഉഷ്ണക്കാറ്റും കാട്ടുതീയും അപ്രതീക്ഷിത പേമാരിയും വ്യാപകമാകുന്നു പ്രളയം കൊടുംകാറ്റ് ചൂട് വരൾച്ച മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നത് നിരവധി പഠനങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെയെല്ലാം കൂടുതൽ ശക്തിപെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഏർ inter government ൻ്റെ panel on climate change ൻ്റെ അഥവാ ipIPCC പുതിയ പഠനം report പുറത്തുവന്നത് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ച IPCC യുടെ ആറാമത്തെ report ആണ് തിങ്കളാഴ്ച്ച ജനീവയിൽ പുറത്തിറക്കിയത് ഇരുനൂറ്റി മുപ്പത്തി നാല് ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ

പ്രതീക്ഷിതമായും അസാധാരണവുമായ രീതിയിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്ന് ആഗോള തലത്തിൽ ആകെ ഏർ ആശങ്ക പടർത്തുന്ന report നമ്മുടെ കൊച്ചു കേരളത്തിൽ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശവും മലയോരമേഖലയും ഇപ്പോൾത്തന്നെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും വർധിക്കുമെന്ന ആപൽ സൂചന സൂചനയാണ് report കളിലുള്ളത്

സാധ്യത വർധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ഓരോ പത്ത് വർഷം കുടുമ്പോളും പതിനേഴ് meter വീതം കടൽ കരയിലേക്ക് കയറാം എന്നാണ് report ൽ പറയുന്നത് ഇത് തീരദേശത്തിൻ്റെ വലിയ ഭീഷണിയാണ് സൃഷ്‌ടിക്കുക IPCCreport ന് ഇതു കൊണ്ടുതന്നെ കേരളം അതെ ഗൗരവത്തോടെതന്നെ കാണേണ്ടതുണ്ട് report ൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നതിൻ്റെ മുന്നറിയിപ്പുകളുമായി കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ മഹാ പ്രളയവും കടലേറ്റവും ഉൾപ്പെടെ ഉള്ള പ്രകൃതി ദുരന്തങ്ങളും വഴി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തുതന്നെയായാലും സമുദ്രനിരപ്പ് ഉയരുന്നത് നമ്മെ സംബദ്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഉം ഇത്രയും കഴിഞ്ഞതാണ് പ്രധാനമായും കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പറയാനുള്ളത് ആഹ് നന്ദി നമസ്ക്കാരം Hello നമസ്കാരം, ഞാനിന്നു ഇവിടെ പറയാന്‍ പോകുന്ന topic ഒന്നാം പഞ്ചവല്‍സരപദ്ധതി എന്ന എന്നതിനെ കുറിച്ചാണ്. ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒന്നിലാണ് ഇന്‍ഡ്യയുടെ ആദ്യത്തെ പഞ്ചവല്‍സരപദ്ധതി ആരംഭിച്ചത്. ഇന്‍ഡ്യന്‍ സമ്പദ് വ്യവസ്ഥയെ ദാരിദ്രത്വത്തില്‍ നിന്നും കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാം പദ്ധതി തയ്യാറാക്കപ്പെട്ടത്. ആസൂത്രണങ്ങള്‍ ത്വരിതഗതിയിലുള്ള ഒരു വളര്‍ച്ച ചെയ്തില്ല. പ്രതിരൂപകല്‍പന ചെയ്തിരുന്ന സജീവ പങ്കു വഹിച്ചിരുന്ന കെ എന്‍ രാജ് അടുത്ത രണ്ടു പതിറ്റാണ്ടുകള്‍ indus നവോത്ഥാനം മുന്നേറണമെന്ന് വാഗ്ദാനത്തോടെ ആയിരുന്നു. ത്വരഗതിയിലുള്ള വളര്‍ച്ചാനിരക്ക് ജനവിഭാഗത്തെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. അണക്കെട്ടുകള്‍, ജലസേചന ജല വൈദ്യുത പദ്ധതികള്‍ എന്നിവയുടെ എന്നിവയുള്ള കര്‍ഷക മേഖലയെയാണ് ഒന്നാം പദ്ധതി ഊന്നല്‍ നല്‍കിയത്. ഇന്‍ഡ്യാ വിഭജനം കര്‍ഷക മേഖലയ്ക്കു കനത്ത പ്രഹാരം ഏല്‍പ്പിക്കുന്നു. അതിനാല്‍ ഈ മേഖലയ്ക്ക് അടിയന്തര ശ്രദ്ധ നല്‍കേണ്ടത് അവശ്യമായിരുന്നു. ഭക്രാനംഗല്‍ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വന്‍കിട പദ്ധതികള്‍ക്ക് ഭീമമായ തുക ഒന്നാം പദ്ധതി ഇന്‍ഡ്യയുടെ കാര്‍ഷിക വളര്‍ച്ചയ്ക്ക് മുഖ്യ പ്രതിബന്ധം രാജ്യത്തെ നിലവിലുള്ള ഭൂവിതരണ സമ്പ്രദായ പദ്ധതി പദ്ധതി മുന്‍‌തൂക്കം നല്‍കി. രണ്ടാം പഞ്ചവത്സരപദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രണ്ടാം പഞ്ചവത്സരപദ്ധതിആരംഭിച്ചത്. PC മഹ PC മഹലനോബിസിന്‍റെ നേതൃത്വത്തില്‍ സാമ്പത്തിക ശാസ്ത്രജ്ഞന്‍മാരുടെയും, അസൂത്രകരുടെയും ഒരു സംഘമാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. അതിനാല്‍ മഹലനോബിസ് പദ്ധതി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. രണ്ടാം പഞ്ചവത്സരപദ്ധതി ഒന്നാം പദ്ധതി~ ഒന്നാം പദ്ധതിയില്‍ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒന്നാം പദ്ധതി കൃഷിയാണ് ഊന്നല്‍ നല്‍കിയിരുന്നത്. എന്നാല്‍ രണ്ടാം പദ്ധതി വ്യത്യസ്ത മേഖലയ്ക്ക്ക് പ്രത്യേകിച്ചും ഘന വ്യവസായങ്ങള്‍ക്ക് ഊന്നല്‍ നല്‍കി. ഒന്നാം പദ്ധതി മന്ദഗതിയിലുള്ള മാറ്റങ്ങളാണ് വിഭാവന ചെയ്യുന്നത്. എന്നാല്‍ രണ്ടാം പദ്ധതി ഗതിയിലുള്ള മാറ്റങ്ങളാണ് വിഭാവന ചെയ്തത്. ത്വരിഗതയിലുള്ള ഘടക പരമായ പരിവര്‍ത്തനങ്ങള്‍ കൊണ്ട് വരാനാണ് രണ്ടാം പദ്ധതിയുടെ ശില്‍പികള്‍ ആഗ്രഹിച്ചത്. രണ്ടാം പദ്ധതിക്ക് ഒന്നാം പദ്ധതിയെ അപേക്ഷിച്ച് പ്രകടമായ socialist അഭിമുഖ്യം ഉണ്ടായിരുന്നു. പദ്ധതിയുടെ അതി~ അന്തിമരൂപം പൂര്‍ത്തികരിക്കുന്നതിനാണ് congress പ്രസിദ്ധമായ ആ ഒരു പ്രമേയം pass ആക്കിയത്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചില്‍ മദ്രാസ് നഗരത്തില്‍ അടുത്തുള്ള ആവഡിയില്‍ വച്ച് ചേര്‍ന്ന congress സമ്മേളനം പാസാക്കിയ പ്രമേയം congress ന്‍റെ ലക്ഷ്യം socialist മാതൃകയിലുള്ള ആണെന്ന് പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം പദ്ധതിയില്‍ പ്രതിഫലിച്ചു. പദ്ധതി കാലത്തെ ചില പ്രധാന ഘടക വ്യവസായങ്ങള്‍ ഇന്‍ഡ്യയില്‍ സ്ഥാപിക്കുകയുണ്ടായി. ഭീലായിലും ദുർഗാപൂരിലും സ്ഥാപിക്കപ്പെട്ട പ്രസിദ്ധ ഇരുമ്പ് രൂപങ്ങളും, ശാലകളും ഇതിനുദാഹരണമാണ്. തദ്ദേശിയ അഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനായി government ഉയര്‍ന്ന എറക്കുമതി ചുങ്കം ഏര്‍പ്പെടുത്തുകയും ചെയ്തു. പൊതുമേഖലയിലും, സ്വകാര്യ മേഖലയിലെയും വ്യത്യസ്തമായ വളര്‍ച്ചയ്ക്ക് സഹായകരമായിരിക്കും. ഇക്കാലത്ത് സമ്പാദ്യങ്ങളും, നിക്ഷേപങ്ങളും വര്‍ദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാല്‍ പൊതുമേഖലയില്‍ ഉരുക്കു വ്യവസായങ്ങളും പ്രവര്‍ത്തന വിനിമയങ്ങളും വികസിപ്പിക്കാന്‍ കഴിഞ്ഞു. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങളെ വികസിപ്പിച്ചെടുക്കാന്‍ വ്യവസായ വല്‍ക്കരണത്തിനു ഉത്തേജനം ഇന്‍ഡ്യയുടെ സാമ്പത്തിക വികസത്തിന് ഒരു പുതിയ വഴിത്തിരിവിനു നാന്ദി കുറിച്ചു. അതേസമയം ര ~ അതേ സമയം രണ്ടാം

ലഭിക്കാന്‍ പദ്ധതിക്ക് കഴിഞ്ഞതുമില്ല. മൂന്നാം പദ്ധ~ മൂന്നാം പഞ്ചവത്സരപദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് april മൂന്നാം പഞ്ചവത്സരപദ്ധതി ആരംഭിച്ചു. സ്വയംപര്യാപ്തതയ്ക്ക് ഊന്നല്‍ നല്‍കി കൊണ്ടുള്ള വികസനമാണ് പദ്ധതി വിഭാവനം ചെയ്തത്. മൂന്നാം പദ്ധതിക്ക് രണ്ടാം പദ്ധതിയില്‍ നിന്നും കാര്യമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല.

അതുപോലെ മറ്റൊരു വ്യവസായങ്ങള്‍, പദ്ധതികള്‍ എന്നിവയെ കുറിച്ചുള്ള ആസൂത്രണം കേരളത്തിലെ ആസൂത്രണപദ്ധതികളും സാക്ഷ്യപ്പെടുത്തുന്നു. കേരള government കേരള mode എന്നറിയപ്പെട്ട ഒരു വ്യവ~ ഒരു വികസന ആസൂത്രണ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. വിദ്യാ~ സിദ്യഭ്യാസം, ആരോഗ്യം, ഭൂപരിഷ്കരണം, ഫലപ്രദമായ ഭക്ഷ്യവിതരണം, ദാരിദ്ര്യ നിര്‍മ്മാര്‍ജ്ജനം എന്നിവയ്ക്കാണ് ഈ മാതൃക ഊന്നല്‍ നല്‍കിയിരുന്നത്. കേരളത്തിലെ ആളോഹരി വരുമാനം കുറവായിരുന്നു. വ്യവസായ ദുര്‍ബലമായിരുന്നു. എന്നിട്ട് പോലും സമ്പൂര്‍ണ്ണ സംരക്ഷതയും, ആയൂര്‍ ദൈര്‍ഘ്യവും, കുറഞ്ഞ ശിശുക്കള്‍ മരണനിരക്കും കുറഞ്ഞ ജനനനിരക്കും ഉയര്‍ന്ന കൈവരിക്കാന്‍ കേരളത്തിനു കഴിഞ്ഞു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നില്‍ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണവും കൃത്യമായ ഒന്നായിരുന്നു. പദ്ധതികള്‍ തയ്യാറാക്കുന്നതിന് ജനങ്ങളുടെ പ്രത്യക്ഷ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു. സന്നദ്ധ പൗരസംഘടനകള്‍ ഇതിനായി പ്രവര്‍ത്തിച്ചു.

വികസന തന്ത്രം അനേകം പ്രദമായ ചോദ്യങ്ങള്‍ ഉയര്‍ത്തുകയുണ്ടായി. രാജ്യത്തിന്‍റെ വികസനത്തിനായി കൃഷിക്കാര്‍ കൃഷിക്കാണോ, വ്യവസായത്തിനാണോ ഈ വിഷയത്തിനെ ചൊല്ലിയായിരുന്നു ഒരു പ്രധാന അതുപോലെ പോതുമെഖലയ്ക്കണോ, സ്വകാര്യ മേഖലയ്ക്കാണോ പ്രാധാന്യം നല്‍കേണ്ടത് എന്നുള്ള പ്രശ്നവും തര്‍ക്ക വിഷ~ തര്‍ക്ക വിഷയായി. ഇപ്പോള്‍ പ്രസിദ്ധമായ വിശദാംശങ്ങളാണ് പരിശോക്കാം നമുക്ക്. കൃഷിയും, വ്യവസായവും. ഒരു പിന്നോക്ക സമ്പദ്വ്യവസ്ഥ നിലനില്‍ക്കുന്ന ഇന്‍ഡ്യയില്‍ കൃഷിയാണോ, വ്യവസായത്തിനാണോ കൂടുതല്‍ പ്രാധാന്യം നല്‍കേണ്ടത്? എന്ന ചോദ്യം തുടക്കം മുതല്‍ക്കേ ഒരു തര്‍ക്കവിഷയമായിരുന്നു. രണ്ടാം പഞ്ചവല്‍സരപദ്ധതിക്ക് ഈ തുടക്കം രൂക്ഷമായി. ഇന്‍ഡ്യ ഒരു കാര്‍ഷികരാജ്യം കൃഷി സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുമായതിനാല്‍ ആസൂത്രണത്തില്‍ കാര്‍ഷിക വികസനത്തിന് ഊന്നല്‍ നല്‍കാനാണ് ഒരു വിഭാഗം വാദിച്ചത്. ദാരിദ്ര്യം, ക്ഷാമം, എന്നിവ നിര്‍മ്മാര്‍ജനം ചെയ്യുന്നതിന് കാര്‍ഷികരംഗത്ത് പുരോഗതി അനിവാര്യമാണെന്ന് അവര്‍ ചൂണ്ടികാണിച്ചു. വികസനതന്ത്രത്തെയും അവര്‍ വി വിമര്‍ശിച്ചു. വ്യവസായത്തിനു ഊന്നല്‍ നല്‍കിയ രണ്ടാം പദ്ധതിയില്‍ വികസനത്തിനുള്ള കാര്‍ഷിക സന്ദര്‍ഭം ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ കൃഷിയെയും ഇത് സാരമായി ബാധിച്ചു.